വേനൽക്കാലം വരുന്നതുമായ് ബന്ധപ്പെട്ട് അതെ അതെ അതെ ആഹ് monsoon എനിക്ക് ഞാനേ ആടെത്തി ഇനിയിപ്പോ എന്തായാലും ഈ ശൈത്യകാലത്ത് എന്തായാലും വരാൻ പറ്റില്ല ഇനി ഞാൻ പദ്ധതി ഇടുന്നത് അടുത്ത ജൂൺ മാസം കേരളത്തില് വരാനാണ് ഒരു ഒരു ഒരു vacation ന്ന രീതിയില് അവധിക്കാലം ചെലവഴിക്കാൻ കുറച്ച് നാള് leave എടുത്ത് ഞാൻ കേരളത്തിലെ monsoon monsoon എനി monsoon ഏർ super ആയിരിക്കു അല്ലേ നമ്മളെ സംബന്ധിച്ച് നല്ല മഴക്കാലല്ലേ monsoon അഹ് വളരെ അധികം മനോഹരമായിട്ടുള്ളൊരു സമയാണ് കേരളത്തെ സംബന്ധിച്ചുടത്തോളം ഏർ കേരളം പൊതുവേ ഒരു പച്ചപ്പ് നിറഞ്ഞിരിക്കുന്ന ഒരു സംസ്ഥാനാണ് വളരെ മനോഹരമായി നദികളും കാര്യങ്ങളും ഒക്കെ ഉള്ളത് പക്ഷേ ഇ ഏർ monsoon പല രീതിയിൽ രണ്ട് മൂന്ന് കൊല്ലം മുമ്പ് വരെ വളരെ മോശമായിട്ടും കേരളത്തെ അതി ഭീകരമായി ബാധിച്ചിട്ടിണ്ട് പ്രളയം പോലെ ഉള്ളത് താങ്കൾ കേട്ടിട്ടുണ്ടാവും തീർച്ചയായും എപ്പൊ അത് രണ്ടായിരത്തി പതിനെട്ടില് അതെ ഈ കാലാവസ്ഥ വ്യതിയാനത്തിൻറെ ഭാഗമായിട്ടാണ് ഒരു പ്രളയം കേരള ഏർ ജനത വളരെ അധികം കേതത്തോടെയിതനുഭവിക്കേണ്ടി വന്നു വളരെ അധികം മോശ ആ സമയത്തും ഞാൻ നാട്ടിലുണ്ടായിരുന്നു

കാലാവസ്ഥ പ്രതികാരമെന്നത് കാരണം മണ്ണിന് ഏർ ജലം കെട്ടി നി പ്രളയത്തിന് പ്രധാന കാരണം ജലത്തിന് ഒഴുകാൻ വഴിയില്ല നമ്മളത്രധികം വീടുകൾ വെച്ച് പോകുന്നു ഏർ നദികള് മലിനമാക്കപ്പെടുന്നു ആ നമ്മുടെ ഉം വന വനങ്ങളെ നമ്മ നശിപ്പിക്കുന്നു അപ്പൊ അതൊക്കെയാണ് കാരണം അല്ലേ അതെ അതെ അതെ അതെ തീർച്ചയായും

ഏർ ഭാഗ്യവശാൽ എനിക്ക് അതിൻറെതായ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നിട്ടില്ല കാരണം ഏർ ഞങ്ങടെ സ്ഥലത്ത് അത്രയും ബുദ്ധിമുട്ടായില്ല പക്ഷെ ചുറ്റുപാടും മൊത്തം ഉം ഒരുപാട് പേർക്ക് വീട് ഒക്കെ നഷ്ട്ടായി കൃഷി നഷ്ട്ടായി കൊറെ പേര് ആത്മഹത്യയൊക്കെ ചെയ്യേണ്ടി വന്നു അങ്ങനുള്ള അവസ്ഥയിലൂടൊക്കെ കടന്ന് പോവുകയും ഒരുപാട് ബുദ്ധിമുട്ടുകൾ സാമ്പത്തികമായിട്ടും ഏർ തൊഴിൽപരമായിട്ടും ബുദ്ധിമുട്ടുകൾ ഒരുപാട് ഏർ നേരിട്ട ഒരു സമയായിരുന്നു അത് ഏർ ഞങ് എന്നെ സംബന്ധിച്ചെടത്തോളം അത് അത് കാണുന്നതും ഒരു തരത്തിൽ സങ്കടമാണ് ഓഹോഹോ പ്രള ഈ പ്രളയം okay അതതിന് ശേഷം രണ്ട് വർഷോം ചെറുതായ രീതിയില് പ്രളയം വന്നിട്ടില്ലേ കേരളത്തില് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഏറ്റും രൂക്ഷമായത് അത് കഴിഞ്ഞ് രണ്ട് ദിവസോം രണ്ട് പ്രവശ്യം

അല്ല ഞാൻ ചോയ്ക്കട്ടെ ഈ ഇത്രയധികം പ്രശ്നങ്ങൾ നേരിടുമ്പോ നിങ്ങൾ നമ്മുടെ ഈ സർക്കാര് ഇത് ഈ പറയുന്ന പോലെ ഈ ഏർ മണ്ണിടിച്ചല് ഈ മണ്ണ് നികത്തുന്ന വനനശീകരണം അത്പോലെ പാടം നികത്തി ഇതിനൊക്കെ ഏർ ഈ ഇതൊക്കെയാണല്ലോ ഇതിൻറെ ഫലമായിട്ടാണല്ലോ ഇതുപോലുള്ള പ്രശ്നനങ്ങൾ വരുന്നത് പ്രളയൊക്കെ വരുന്നത് കേരളത്തിലൊക്കെ നൂറ് വർഷങ്ങക്ക് മുമ്പൊക്കെയാണ് പ്രളയം വന്നത് ഇതുപോലെ അപ്പോ ഇതിനെ നേരിടാൻ സർക്കാർ തലത്തിൽ എന്തെങ്കിലും പരിപാടികൾ നടക്കുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങടെ സാമൂഹ്യമായ തലത്തിൽ അഹ് നിങ്ങടെ ചുറ്റുപാടും ഏർ പ്രകൃതി പരിപാലനം അല്ലെങ്കി

അതിനെ കുറിച്ച് വളരെ അധികം ദീർഘമായിട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല പക്ഷെ എനിക്ക് തോന്നുന്നു ഏർ സർക്കാർ ഏർ ഒരു വിധത്തിൽ സംരക്ഷിക്കേണ്ട കാര്യങ്ങൾ ഏർ സംരക്ഷിക്കുക തന്നെ വേണം അത് വളരേ മോശം രീതിയിലാണ് കേരളത്തിൽ ഏർ പോകുന്നേന്നാണ് എനിക്ക് തോന്നുന്നത് ഏർ ഇത് പോലെയുള്ള mall കൾക്ക് വേണ്ടി അതുപോലെ പാടം നികത്താനുള്ള അനുമതിയൊക്കെ കൊടുക്കുന്നത് വളരെയധികം മോശമായിട്ടുള്ളൊരു കാര്യാണ്

ഈ coal നിലങ്ങളുള്ളിടത്താണ് നമ്മുടെ ഈ ശോഭ city യൊക്കെ വന്നിരിക്കുന്നത് അതൊക്കെ ഈ biodiversity ജൈവ വൈവിധ്യത്തെ താറുമാറാക്കുന്ന പരിപാടികളാണ് അതൊക്കെ അതുപോലെ ഈ plastic ഉപയോഗം തന്നെ നമ്മടെ ഉം ഭൂമിയെ മലിനമാക്കു ആണല്ലോ ജലങ്ങൾ പ്രശ്നം ഇപ്പൊ ഞാൻ അടുത്തിടെയായി ഒരു survey യില് വായിച്ചു ഈ നമ്മുടെ ഈ കാലാവസ്ഥ വ്യതിയാനത്തിൻറെ ഭാഗമായിട്ട് ഭൂമിയിലെ സമുദ്ര നിരപ്പ് ഉയരുമ്പോ ആഹ് വെള്ളത്തിനടിയിലെ പോകാവുന്ന ഒരു നാ നാ ഒരു സ്ഥലാണ് കേരളത്തിലുള്ളൊരു സ്ഥലാണ് കൊച്ചി കൊച്ചിയിലെ ജലനിരപ്പ് ഉയരുകയാണത്രെ അപ്പൊ കാലാവസ്ഥയ്ക്കന്നെ ഫലമായി glacier ഈ മഞ്ഞുകൾ ഒഴുയുങ്കയും വെള്ളത്തിൻറെ ജലനിരപ്പ് ഉയരുമ്പോ ആഹ് നമ്മുടെ ഉം കൊച്ചി മുങ്ങു ന്നാ പറയുന്നത് ഒരു നൂറ് വർഷത്തിനുള്ളിൽ കൊച്ചി ഇല്ലാതാവും കൊച്ചി വെള്ളത്തിൻറെ അടിയിലാവും എന്നാണ് പറയപ്പെടുന്നത് അപ്പോ അതാണ് ഇവിട മാത്രല്ല ലോകത്തിൻറെ എല്ലാ ഭാഗത്തും കാലാവസ്ഥ വ്യതിയാനങ്ങള് ഏർ കാണുന്നുണ്ട് എന്താ ചെയ്യാ നമ്മള് നമ്മള് സ്വയം എല്ലാവരും നന്നാവണം സ്വയം എല്ലാവരും പ്രകൃതിയെ പരിപാലിച്ചു കൊണ്ട് കാലാവസ്ഥാ കാലാ ഏർ പ്രകൃതിയെ നോവിക്കാതെയുള്ള പ്രവർത്തനങ്ങളൊക്കെ ഇതിനങ്ങേ ഇത് ഇതായിരിക്കും ഇതിൻറെ ഫലം അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയില്ലേ പുതിയ പുതിയ രോഗങ്ങൾ വരുന്നു നമ്മള് polluted ആണ് നമ്മടെ അന്തരീക്ഷം polluted ആണ് എന്താ ചെയ്യാ തീർച്ചയായും ഏർ കാലാവസ്ഥ വ്യതിയാനം സംഭവിക്കും തോറും മനുഷ്യ നമ്മളതിനെ കാലാവസ്ഥയെ ഏർ ഏർ ഏർ പൂർണ്ണമായും ഏർ നിക്കുന്ന ആൾക്കാരാണ്

പിന്നെ ചൂടുകാലം ഇതുപോലെത്തന്നെ ആയിരിക്കും ല്ലെ ഈ സൂര്യാഘാതം പോലുള്ള പ്രശ്നനങ്ങളൊക്കെ അപ്പൊ കൂടി കൂടി വരുആയിരിക്കു എല്ലാ വർഷവും കഴിഞ്ഞ വർഷവും ഞാൻ കൊറേ കണ്ടു പത്രത്തില് കേരളത്തില് സൂര്യാഘാതം ഇത്ര മൈ ഇത്ര സമയം മുതൽ phone ല് work എയ്യരുത് actually വേനല് കടുക്കുന്നത് എപ്പളാണ് കേരളത്തില് ഏറ്റും കൂടുതല് എന്ത് മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിലല്ലേ മെയ് മെയ് ആണ് മാർച്ച് ഏപ്രിൽ ഏപ്രിൽ മെയ് ആണ് കൂടുതലും അങ് വല്ലാതെ ചൂട് കൂടുന്നത് പൊതുവെ ഇപ്പൊ ഏർ ഏർ ഡിസംബർ നവംബർ ആയിട്ട് തണു തണുപ്പ് വേണ്ടതാണ്

ചൂട് temperature കൂടുകാന്നുള്ളത് ഒരു അവസ്ഥയാണത് അത് ഭയങ്കര ഭീകരമാണ് അത് കേരളത്തിൽ ഇതുപോലെ ആണ് ഇത്രയും പച്ചപ്പുള്ളൊരു സ്ഥലത്ത് കേരളത്തിൽ ഇതുപോലെ ആണെങ്കിൽ ബാക്കിയുള്ള ഇത്രയും ഇല്ലാത്ത സ്ഥലങ്ങളുടെ അവസ്ഥ ആലോയ്ക്കാൻ വയ്യ തീരെ

ഏർ ജലക്ഷാമം തീർച്ചയായും അതെന്തായാലും കൊല്ലം കാലങ്ങളായിട്ട് നമുക്ക് ജലക്ഷാമണ്ട് ഉം ഉം നമക്ക് കിട്ടുന്ന എനിക്ക് തോന്നുന്നു കേരളത്തില് മഴ കിട്ടുന്ന പോലെ വേറെവിടെയും നല്ല മഴ കിട്ടുന്നുണ്ടാവില്ല ഒരു ആറ് മാസത്തോളം ഒരഞ്ചു മാസത്തോളം ജൂൺ തുടങ്ങി ഏർ അത്രയും മഴ കിട്ടുന്നൊരു സംസ്ഥാനാണ് കേരളം പക്ഷെ അത് ശരിയായ രീതിയിൽ വിനിയോഗിക്കാൻ നമ്മടെ ഏർ സർക്കാരിനോ കേരളത്തിൽത്തെ ആൾക്കാർക്കോ ഇതുവരെ സാധിച്ചിട്ടില്ലാന്നാണ് എനിക്ക് തോന്നുന്നെ ഏർ ഇത്രയധികം മഴ കിട്ടുന്നൊരു സംസ്ഥാനത്ത് ഈ മഴ വെള്ളത്തെ നമ്മക്ക് കുടി വെള്ളമായിട്ട് മാറ്റാൻ കഴിയില്ലേ ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയാണ് ഞാനൊരു ഒരു അഹ് ഒരു ഉദാഹരണം പറയാണ് ഇത്രയധികം മഴ പെയ്യുമ്പൊ നമ്മുടെ എല്ലാ വീടുകളിലുടെയും ഈ മേൽക്കൂരകളിലെ വെള്ളം താഴേക്ക് ഒലിച്ചിറങ്ങുന്നുണ്ട് ഈ വെള്ളല്ലാം സംഭരിച്ചു വെച്ചു കൊണ്ട് എന്തുകൊണ്ട് കേരളത്തിനെ തനതായ രീതിയിൽ ഒരു കുപ്പി വെള്ളാ അല്ലെങ്കി ഒരു brand കേരള brand കുടിവെള്ളവും water എന്ന രീതിയില് അതൊരു business സാധ്യത കൂടിയാണ് അപ്പൊ അതിലൂടെ നമുക്ക് ജലക്ഷാമത്തെ മറികടക്കാൻ കഴിയില്ലേ സത്യം പറഞ്ഞാ നിങ്ങളവിടെ ഈ മഴക്കുഴി പോലുള്ള കാര്യങ്ങളുണ്ടോ ജെ വെള്ളം ശേഖരിക്കാനുള്ള അങ്ങനെന്തെങ്കിലും പദ്ധതികളുണ്ടോ ഈ മഴക്കാലത്ത് നിങ്ങളുടെ

അല്ലാതെയുള്ള മഴക്കുഴിയൊന്നും ഞാനീ അടുത്തെവിടെയും കണ്ടിട്ടില്ല പലരും ഏർ tank ഒക്കെ വെച്ച് അഹ് മഴവെള്ളത്തെ സംരക്ഷിക്കുന്നതായിട്ട് കാണാറുണ്ട് വീട്ടാവശ്യങ്ങൾക്ക് വേണ്ടീട്ട് പക്ഷെ പൊതുവെ അതിൻറെ ആ ഒരു അത് എനിക്ക് തോന്നുന്നു സർക്കാരിൻറെ ഭാഗത്ത്ന്നും അതൊരു ഏർ ഒരു വലിയ കാര്യമായിട്ടത് ജനങ്ങളിൽ എത്തിക്കണം എന്നാൽ മാത്രമേ ആളുകൾ അത് പിന്നെ മാത്രല്ല ഒരുപാട് ഏർ കുഴൽ കിണറുകൾ കുത്തുന്നതും വളരെ അധികം ദോഷകരമാണ് ഈ നമ്മടെ മണ്ണിനും ഭൂഗർഭ ജലത്തിനും ഒരുപാട് misuse ചെയ്യപ്പെടുന്ന് ഒരുപാട് ജലത്തിന് ജലത്തിൻറെ ആവശ്യം ജലം കിട്ടാതെ വരുമ്പളാണല്ലേ നമ്മളീ ഭൂഗർഭ ജലത്തിലേക്ക് കടക്കുന്നത് അതെ പക്ഷാ ഈ ഭൂഗർഭ ജലത്തിലേക്ക് കിട്ടണെങ്കി വെള്ളം മണ്ണിൽ താഴുക എന്നുള്ളൊരു അവസ്ഥയും കൂട വേണം താഴേക്ക് പക്ഷെ അതില്ല ഒരുപാട് concrete കെട്ടിടങ്ങളും concrete ഏർ നിലങ്ങളുമാണ് പൊതുവെ നമ്മടെ നാട്ടില് അങ്ങനെ ഒരു ഒരു ഒരവസ്ഥ വന്നിരിക്കുന്നു വീട് മൊത്തം concrete ചെയ്യുക അല്ലെങ്കി ഒരു building ൻറെ ചുറ്റുപാടും ഏർ concrete ഒരു കെട്ടിടം മൊത്തം concrete ഈ മഴ പെയ്യുന്ന മഴയ്ക്ക് മണ്ണിലേക്ക് താഴ്ന്നിറങ്ങാനുള്ളൊരു അവസരം കൊടുക്കണ്ടേ അത് ശരിയാണ് ഞാൻ കണ്ടിട്ടുണ്ട് ഉം നമ്മളെ വീടുകളിലെല്ലാം തറയൊക്കെ cement ഇട്ട് മൊത്തത്തില് മണ്ണില്ലാത്തൊരവസ്ഥ എന്ന രീതി അതെ ഈ ഉം വീഴുന്ന മഴ ഭൂമിയിലേക്ക് എറങ്ങി അത് സ്വരൂപിച്ചിട്ടാണ് ഈ ഭൂഗർഭ ജലത്തിലേക്കൊക്കെ വരുന്നത് ഈ ഉപയോഗിക്കുന്നതല്ലാതെ നമ്മളൊന്നും ഭൂമിക്ക് കൊടുക്കുന്നില്ല അതാണ് അവസ്ഥ ഈ നദികളിലും മണല് വാരലും നദികളിൽ dam കെട്ടലും നദികളെ പരമാവധി ഏർ പരമാവധി ഉം ഉം ദ്രോഹിക്കുക എന്നല്ലാതെ നമ്മളൊന്നിനും സംരക്ഷിക്കാൻ മുന്നോട്ടിട്ട് വരുന്നില്ലാ ആര്

നമ്മളുപയോഗിക്കുന്ന കുപ്പി biscuit ൻറെ cover എല്ലാം നമ്മളവിടെ വലിച്ചെറിഞ്ഞിട്ടാണ് വരുന്നത് ഇതെത്ര മാത്രം ദോഷാണ് ആ പുഴയ്ക്ക് അല്ലെങ്കി എത്രത്തോളം മലിനമാക്കുവാണ് നമ്മടെ ചുറ്റുപാടിനെയും നമ്മടെ ആൾക്കാരിലൊരു ബോധവൽ ബോധമില്ല്യ ആ ബോധവത്കരണം വരാതെ നമ്മളെന്തൊക്കെ പറഞ്ഞിട്ടും ഒരു കാര്യുല്ല അല്ല ബോധവത്കരണം എന്ന് പറയുന്നത് നമ്മള് ചെറിയ കുട്ടികളിൽന്ന് ഷാ ഏർ തുടങ്ങണം കാരണം നമ്മടെ school വിദ്യാഭ്യാസത്തിനും അത് വലിയൊരു പ ഏർ role ഇണ്ട് വലിയൊരു നിര്‍ണായക പങ്ക് വഹിക്കാൻ കഴിയും ഇപ്പൊരു struggle ഉദാഹരണത്തിന് പറയാണെങ്കിൽ school കളിലെ പ്രധാന ഇപ്പൊ പറയണ ഞാന് കേട്ടിട്ടിണ്ട് ഇതുപോലെ ജപ്പാൻ പോലുള്ള രാജ്യങ്ങളിലെ കുട്ടികളെ ഏർ എനിക്ക് തോണൊര് എട്ട് വർഷം എട്ട് വയസ്സ് വരെ കുട്ടികളെ പഠിപ്പിക്കുക പ്രകൃതിയെ പരിപാലിക്കുക മനസിലായ പ്രകൃതിയെ നോവിക്കാതിരിക്കുക അതുപോലെ മറ്റു അതായത് basic അടിസ്ഥാന മര്യാദകളും അതുപോലെ അടിസ്ഥാനമായ കാര്യങ്ങള് കുട്ടികളന്നു ചെയ്യ് ജീവിക്കാൻ ജീവിക്കാൻ വേണ്ട അടിസ്ഥാന കാര്യങ്ങൾ പഠിപ്പിക്കേണ്ടതാ പക്ഷെ നമ്മടെ അവിടെയൊന്നും എനിക്ക് തോന്നില്ല അതുപോലൊരു സംഭവാണ് അത് പൂർണ്ണമായി അത് വേണമെന്നല്ല പറയുന്നത് പക്ഷെ നമ്മടെ വിദ്യാഭ്യാസ ഉം curriculum ത്തില് കുട്ടികൾക്ക് അതിന് വേണ്ടി പ്രത്യേക ഒരു ഇതുംകൂടി വേണം കാരണം വളർന്നു വരുന്ന തമുല തലമുറയാണല്ലോ നമ്മള് ഇതൊക്കെ കൊർച്ചുകൂടി പഠിക്കണ്ടെ അവരിലൂടെയാണല്ലോ ഇനി നമ്മക്ക് നിലനിൽക്കേണ്ടത്

ഏർ പാഠ്യ പദ്ധതികളിൽ ച്ചു നോക്കി കഴിഞ്ഞാൽ എല്ലാമുണ്ട് പരിസ്ഥിതി പഠനം പോലെയുള്ള മഴക്കുഴിന്ന് അപ്പ് എല്ലാ class കളിലും അതിൻറെ കാര്യങ്ങളും അത് ഇതൊക്കെ theoratically മാത്രാണ് പുസ്തകങ്ങളിൽ മാത്രമാണ് ഒതുങ്ങുന്നത് പൊതു പിന്നെ കുട്ടികൾ ഒന്നു ചെയ്യുന്ന project മാത്രമായിട്ടുള്ളു അതെങ്ങനെ നമ്മടെ അടിസ്ഥാന ജീവിതത്തില് ഉപയോഗിക്കാമെന്നും അത് അഹ്

കുഞ്ഞുങ്ങളെ കൊണ്ടാണ് അവര് full school clean ചെയ്യിക്കുന്നെ അവരുടെ bathroom അവരുടെ self എല്ലാം അവരാണ് ചെയ്യുന്നത് ആറ് വയസ്സ് book ല് പഠിക്കാനൊന്നുല്ല അവർക്ക് ഇതാണ് അത് അത് തന്നെയാണ് പല രാ പല രാജ്യങ്ങൾക്കും

അപ്പോ ഈ അതുപോലെ ഈ പറയുന്ന ഭൂകമ്പങ്ങൾ ഒക്കെ ഇണ്ടാക്കുമ്പോ എ എങ്ങനെ നമ്മക്ക് save യ്യാം ആഹ് ഈ ഭൂകമ്പങ്ങളിൽ നിന്ന് എങ്ങനെ നമ്മക്ക് രക്ഷപ്പെടാം ആ സമയത്ത് എടുക്കേണ്ട പ്രാഥമിക ഇതൊക്കെയാണ് അവര് പഠിപ്പിക്കുക എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്

അഹ് അതൊക്കെ ആണല്ലോ വേണ്ടത് ഒരു അപകടം വന്നാൽ അല്ലെങ് ഒരു earth quake വന്നാ എങ്ങനെ പക്ഷെ നമ്മുടെ കുട്ടികൾക്ക് അതേ കുറിച്ച് എനിക്ക് തോന്നില്ല അറിയുമെന്ന്

തു സുരക്ഷിതമായ ഒരു സ്ഥലത്ത് നിക്കണംന്ന് പക്ഷെ ഇവിടാ ഞാൻ ഡൽഹീൽ കണ്ടെ ഞാൻ eighth floor ന്ന് താഴെ എറങ്ങുമ്പോ എല്ലാരും ഭൂകമ്പമുണ്ടായി എന്ന് പറഞ്ഞ് കൊണ്ട് അവിടെന്നെ നിക്കാണ് ആരും പൊറത്തേക്ക് എറങ്ങുന്നില്ല അതിന് ശേഷം

ഇപ്പൊ കാലാവസ്ഥാ വ്യതിയാനത്തെ കുറിച്ച് സംസാരിച്ചാൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മടെ ഏർ തെറ്റുകൾ കൊണ്ട് വരുന്നതാണ് മൽ ഭൂമി ഏർ ഒരുപാട് കാലങ്ങളായി നിലനിന്ന് പോരുന്നൊരു ഭൂമിയാണ് ഭൂമിക്ക് അതിൻറെതായ ഏർ ഒരു അവസ്ഥയുണ്ട് പ്രകൃതിക്ക് അതിൻറെ തുലനം തെറ്റിക്കാൻ നോക്കി കഴിഞ്ഞാൽ എൻ തീർച്ചയായും അത് വളരെ ദോഷകരമായി ബാധിക്കും നമ്മൾ മനുഷ്യന്മാർക്ക് മാത്രമേ ഇത്രയധികം ആവശ്യങ്ങളുള്ളൂ പല മൃഗങ്ങളും പല തരത്തിലുള്ള ജല ജീവികളും പല തരത്തിലുള്ള വന്യജീവികളും ഈ ഭൂമിയില് ജീവിക്കുന്നുണ്ട് അവരെയും കൂടെയാണ് നമ്മള് ഇത് നമ്മടെ മനുഷ്യ

ശരിക്കു മ്മള് ജപ്പാൻ പോലുള്ള രാജ്യത്തൊന്നും അവരിക്ക് ഈ കുട്ടികളെ കണ്ടിട്ടില്ലേ അവര് കൃത്യമായിട്ട് അറിയാം ഏർ ഏറ്റവും അവര് പറയും bench ൻറെ അടിയില് ഇരിക്കണം അല്ലെങ്കി ഒഴിവുള്ള സ്ഥലങ്ങളിലേക്ക് പോണം ഇതൊന്നും നമ്മള് പഠിപ്പിക്കുന്നില്ല നമ്മടെ കുട്ടികളെ മനസ്സിലായോ എൻറെയൊരു അഹങ്കാരം എന്ന് തന്നെ പറയാം അഹങ്കാരം കൊണ്ട് സംഭവിക്കുന്നത് നമ്മളെന്തിനെയൊക്കെയോ തേടി പിടിക്കാനുള്ള ഉം വളരെ അധികുള്ള ആവേശമായിട്ടുള്ളൊരു ഓട്ടത്തിലാണ് കാലാവസ്ഥയെയോ അതിൻറെ

പക്ഷെ ഭൂമിയുടെ അവസ്ഥയോ ഭൂമിയുടെ നമ്മൾ വരും തലമുറകളിലേക്കും കൂടെ ജീവിക്കണം അവർക്കായി മാറ്റി വെക്കണം നമ്മടെ ഈ ഏർ ആഹ് ഭൂമിയെയും അതിനുള്ള ഏർ സ്രോതസ്സുകളെയും എന്നൊന്നും ഒരു മനുഷ്യനും ചിന്തിക്കുന്നത് എനിക്ക് തോന്നില്ല എനിക്കിതിന് മനു ഏർ നം സ പൊതുവായ മനുഷ്യരല്ല മുകളിലിരിക്കുന്ന നം ഒരു ഏർ ഏറ്റും മുകൾ മുകൾ ലില്ലീ ഇരിക്കുന്ന ഏർ ഈ ഈ സർക്കാർ സംവിധാനങ്ങളും പല രാജ്യത്തിൻറെ മേൽത്തട്ടിലിരിക്കുന്ന ആളുകളുമാണ് ഇതിനെപ്പറ്റി ആലോചിക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നാൽ മാത്രമെ

അത് ഇഷ്ടം പോലെ തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട് നമ്മള് കാല carbon ബഹിരുപകരണം കൊറയ്ക്കണം അഹ് വയി ഈ ഉം ഇന്ധനങ്ങളിലോടുന്ന വാഹനങ്ങളുടെ എണ്ണം കുറയ്ക്കണം പക്ഷെ അത് തീരുമാനങ്ങൾ മാത്രമാണ് ഏർ അത് നമ്മുടെ ഒരുഉ ദുര്യോഗമാണ് എന്താ ചെയ്യാ ഏർ നമ്മടെ രാഷ്ട്ര തലവന്മാർക്ക് അതിനൊത്ത വീക്ഷണങ്ങളൊന്നു ഇല്ല അപ്പൊ നമ്മടെ നാട്ടിലാണെങ്കി കണ്ടിട്ടില്ലേ നമ്മള് നമ്മള് അതായത് നമ്മളെ പ്രകൃ ഏർ കാലാ നമ്മടെ ഈ പ്രകൃതിയെ അതുപോലെ അത് കാലാവസ്ഥയു അല്ലാത്തിന്റേം ഈ പറയുന്ന പോലെ മാറ്റങ്ങൾക്ക് കാരണം നമ്മളെ തന്നെയാണ് അല്ലേ കാരണം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇപ്പോ നമ്മള് pollution നമ്മളാണ് ഏറ്റവും കൂടുതൽ pollution ഉണ്ടാക്കുന്നത് നമ്മള് ഒരു car പോകുമ്പോ നമ്മക്ക് car ലെന്നെ ഒരാളെ ഉണ്ടാവുള്ളു അല്ലേ നമ്മള് town ല് പോയ അഞ്ഞൂറ് car കാണാ എല്ലാ car ലും ഒരാലുള്ളു ഇത്രയധികം car നൽകുന്നെ ഈ pollution നമ്മുടെ അന്തരീക്ഷത്തിന ബാധിക്കുന്നു ആഹ് അത് ചൂട് കൂടാതെ അഹ് ഈ pollution ആണല്ലോ ഈ carbon ബഹിരുപകരണങ്ങളൊക്കെ ചൂട് കൂടാൻ പ്രധാന കാരണം ഭൂമിയുടെ temperature ഈ അന്തരീക്ഷ താപം ഇന്ന് അനുദിനം വർദ്ധിച്ചോണ്ടിരിക്കയാന്ന് അപ്പൊ നമ്മൾക്കും നമ്മുക്ക് ഇതൊന്നും നമ്മള് ഇത് ഇപ്പളും നമ്മളിതിൻറെ ഏർ ദോശ ഫലങ്ങളെ കുറിച്ച് നമ്മള് ബോധവാന്മാരല്ല ഇപ്പളും നമ്മള് okay ഒരു നമ്മക്ക് ജീവ് നമ്മടെ എന്ന നമ്മക്ക് ജീവിച്ച മതി വരും തലമുറയല്ലേ അതിനെ കുറിച്ചൊന്നും നമ്മള് ആശങ്കയില്ല ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സ സാധ്യമോ എന്നൊരു പാട്ടാണ് ഈ സമയത്ത് ഓർമ്മ വരുന്നത് ശരിയാണ് അത് ചോദ്യം ചോദിക്കേണ്ട സമയം തന്നെയാണ് ഇപ്പൊ കാരണം വരും തലമുറയ്ക്ക് നമ്മുടെ മക്കൾക്ക് അവരുടെ മക്കളും ഈ ഭൂമിയിൽ ജീവിക്കണ്ടേ അവർക്ക് ജീവിക്കണ്ടേ പക്ഷെ അതിന കുറിച്ചൊന്നും

തീർച്ചയായും അത് വളരെ അധികം ഉം വളരെ അപകടകരമായ ഒരു അവസ്ഥയാണ് അല്ലെങ്കി അത് അങ്ങ് അതൊരു മോശമായിട്ടുള്ളൊരു മാനസികാവസ്ഥയാണെന്നെന്നെ പറയാം അങ്ങനെ മനുഷ്യൻ മാത്രമേ ഈ ഭൂമി അവകാശപ്പെട്ടിട്ടുള്ളുന്ന ചിന്തയാണ് ഇതുപോലുള്ള കാര്യങ്ങളിലേക്ക് പണ്ടും ഉണ്ടായിരുന്നു ഇതുപോലുള്ള പ്രശ്നങ്ങള് പ്രകൃതി ഇപ്പഴും അതിൻറെ സന്തുലിതാവസ്ഥ എപ്പഴായാലും keep എയ്യും അത് അതുകൊണ്ടാണ് ഈ ഭൂചലനങ്ങളും ക്ഷോഭങ്ങളുമൊക്കെ ഇണ്ടാവുന്നത് പ്രകൃതിക്ക് പ്രകൃതിയെ അത് ബാധിക്കുമ്പൊ പ്രകൃതി തിരിച്ചും ഏർ ത് ഏർ തീർച്ചയായും അത് ഏർ പ്രതിഷേധിക്കും ആ അവസ്ഥയാണ് നമ്മക്ക് അപ്പോൾ ഉം തോന്നുന്ന് പാവപ്പെട്ട കൊറേ ആളുകൾ മരിക്കുന്നു കുറേ ജീവികൾ മരിക്കുന്നു അതല്ലാതെ അത് അതാണ് നമുക്ക് സംഭവിക്കുന്നത് അത്ര നഷ്ട്ടം കിട്ടിയാലും നമ്മൾ പഠിക്കുന്നില്ലാന്നാണ് വലിയൊരു വലിയൊരു ഏർ ഉം ഖേദകരമായ അവസ്ഥ

ആഹ് പക്ഷെ അത് അത് അതിൻറെ ഏറ്റു അത്യ ആഹ് ഏറ്റു അടിയന്തര ഘട്ടത്തിലേക്കാണ് നമ്മള് കടന്ന് കൊണ്ടിരിക്കുന്നത് ഏർ ഈ കാലാവസ്ഥ വ്യതിയാനം കണ്ടില്ലേ മറ്റെ അന്റാർട്ടികാലു ആർട്ടിക്കയിലെം മഞ്ഞുരുകുന്നു ആഹ് വെള്ള ജലനിരപ്പ് കാരണം കാണണം ഇതൊക്കെ വാർത്തകളിലൂടെ നമ്മളിൽ വരുന്നുണ്ട് പക്ഷെ നമ്മളൊന്നും ചെയുന്നില്ല പക്ഷെ ഇനിയും നമ്മൾ ഒന്നും ചെയ്തില്ലെങ്കെ നമക്ക് ഭൂമിയിലെന്നും നമ്മള് ഭൂമിയെ ഇടിച്ചു നിരത്തുകയാണ് പുതിയ കെട്ടിടങ്ങളുയരുകയാണ് ഏർ മണ്ണൊലിപ്പ് തടയുന്നില്ല

എന്താ പരിപാടി? free യാ? free ആണ്.

ആവാലോ. സംസാരിക്കാലോ.

നോമ്പോക്കെ ഉണ്ട്. ഇന്നെന്താ? food എന്താ പെരേല്? ഇന്ന് നോമ്പിന് സമൂസയുണ്ടാവും. വത്തക്ക ഉണ്ടാവും. പിന്നെ കാരക്ക. ക്ക് juice തരുമ്പോ ഇന്നലെ വത്തക്ക കൊണ്ടുണ്ടാക്കി.

അല്ലല്ല. വത്തക്കെ കൊറച്ചു പാലൊക്കെ അടിച്ചു ചേര്‍ത്ത് കൊറച്ചു അണ്ടിപ്പരിപ്പും, dates ഒക്കെ ചേര്‍ക്കുന്നുണ്ട്. വേറെ എണ്ണക്കടികള്‍ ഉണ്ടാക്കലുണ്ടോ?

ഞങ്ങള്‍ക്കൊക്കെ ഉണ്ട്. ഇങ്ങള് എന്തൊക്കെയാ ഇണ്ടാക്കല്? ഞാനേ ഉള്ളിവട ഉണ്ടാക്കും. ഉള്ളിവട ഒന്നും ഉണ്ടാക്കാനേ പണിയില്ലല്ലോ.

അത് മസാല യൊക്കെ ഉണ്ടാക്കുക. കൊറച്ച് ഉള്ളി, പിന്നെ മാവ്, അത് കൊഴച്ചു വച്ചോണ്ട് ഉരുളയാക്കി നേരേ എണ്ണയിലേക്കിടുക.

നാട്ടിലൊന്നും ഉണ്ടായില്ല. നാട്ടില് ഇല്ല. നോമ്പുതുറ ഉണ്ടായിരുന്നില്ല. ഉണ്ടായിട്ടുണ്ട്. സമൂഹ ഒരു നോമ്പുതുറ. സമൂഹ നോമ്പുതുറ.

Class class ഇല്‍ പഠിച്ചവര് ഇസ്താര്‍ ഇല്ലേ? Class ഈ പഠിച്ച അതില്ലേ. ഈ പ്രാവശ്യം ഇല്ല.

അപ്പൊ എന്തിയെ ഇപ്പൊ

ഈ പ്രാവശ്യം ആരോ മരിച്ചു പറഞ്ഞിട്ട്

എപ്പളാ മുറിഞ്ഞത്. food എന്താ ഉണ്ടായിരുന്നു നോമ്പു തുറന്നു കഴിഞ്ഞിട്ട്.

ഇങ്ങള് food ഉണ്ടാക്കലുണ്ടോ ബിരിയാണിക്ക്.

നിങ്ങക്ക് എന്തൊക്കെ ഉണ്ടാക്കാന്‍ അറിയാം? ഞാന് ചായ ഉണ്ടാക്കും. പിന്നെ സമൂസ, bread പൊരി,

വീട്ടില് തന്നെയാണുണ്ടാക്കല്. ആഹ് പിന്നെ നമ്മള് തന്നെയാ ഉണ്ടാക്കലുള്ളൂ. പിന്നെ ഒക്കെ ഉമ്മ ഉണ്ടാക്കും. ഉം ഉമ്മ എന്തൊക്കെയാ ഉണ്ടാക്കുക?

നോമ്പു തുറന്നു കഴിക്കാനുള്ള പത്തിരിയോ, ബിരിയാണി ഉണ്ടാക്കും. അങ്ങനെ എന്തേലുമൊക്കെ. ഈ എണ്ണക്കടിയൊക്കെ ആരാ ഉണ്ടാക്കല്? എണ്ണക്കടി ഞാന്‍ തന്നെ. ആര്?

ആഹ് നിങ്ങള് അതൊക്കെ ഉണ്ടാക്കുവോ? നിങ്ങള് എന്തൊക്കെയാ ഉണ്ടാക്കുക? ഞാന്‍ പഴംപൊരിയുണ്ടാക്കും. പഴംപൊരിയുണ്ടാക്കാന്‍ സുഖാണല്ലോ. പഴം നീളത്തിലങ്ങോട്ടു മുറിക്കുക. പിന്നെ കൊറച്ച് മാവുണ്ടാക്കുക.

മുക്കിയിട്ടു എണ്ണയിലിട്ടാല് സംഭവം ready ആയില്ലേ. എന്തു മാവാ അതിലേക്കു ചേര്‍ക്കുക? മാവ് മൈദ. ആഹ് മൈദ അല്ലേ? ഉം പിന്നെ നമ്മള് ഉന്നക്കായ ഉണ്ടാക്കും. ആഹ് ഉന്നക്കായ ഉന്നക്കായ എന്തു സംഭവം? ഞാന്‍ കേട്ടിട്ടില്ലല്ലോ. അത് തന്നെ നേന്ത്രപ്പഴം നമ്മള് പുഴുങ്ങണം. ഉം പുഴുങ്ങീട്ട് അത് അടിച്ചു പരത്തുക. പരത്തീട്ട്‌ അതില് മാവു പോലാക്കി പിന്നെ എന്നിട്ട്

കൈയില് വച്ച് അങ്ങോട്ട്‌ round ആക്കീട്ട് പരത്തീട്ട്

അതിലേക്കു പഞ്ചസാരയും, തേങ്ങയും filling നിറയ്ക്കുക.

Simple പരിപാടിയാണ്. സമൂസ

സമൂസയാണോ ഉണ്ടാക്കാന്‍ bread പൊരി

ഇത് പെട്ടന്ന് ഉണ്ടാക്കാന്‍ പറ്റുന്ന dish കളില്‍ പെട്ടതാണ്.